എന്തൊക്കെ? നമുക്കിന്ന് യാത്രയെക്കുറിച്ച് സംസാരിച്ചാലോ? നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സംഭവാണ് യാത്രെയ്യാ, ദൂരത്തോട്ട് പോവുക അവടെയുള്ള കാഴ്ചകള് കാണ്ക. അപ്പൊ താത്താക്കെന്താണ് ഈ യാത്രേനെക്കുറിച്ചെന്താണ് അഭിപ്രായോള്ളത്?

പുണ്യഭൂമിയിലേക്ക് പോകാനൊര് യാത്ര എനിക്ക് സൃഷ്ടാവിന്റെ വിധികൊണ്ട് ആ ഒരു യാത്ര ഞാൻ പോയി. പരിശുദ്ധ ഉം ഉംറ ആഹ് മക്കയിലേക്ക് ഒരു പ്ലെയിൻ യാത്ര പോയി. ആഹ് നിങ്ങള് ഉംറയുടെ കാര്യമാണോ പറയുന്നേ? എനിക്ക് കൂടുതലും എന്റെ മനസ്സിന് കുളിർ നൽകിയ ഒരു യാത്രയായിരുന്നു അത്.

ആഹ് അപ്പ താത്താന്റെ മനസ്സിലിപ്പഴും വളരെ ഇഷ്ടപ്പെടുന്നൊരു യാത്ര അതുതന്നെയാണല്ലേ. ഇനിയും അതെ ഇനിയും പോകാൻ വളരെ ആഗ്രഹമുണ്ട് ആ യാത്ര. അല്ലാത്ത യാത്രയിലേക്ക് ഞാനത്ര താൽപര്യപ്പെടുന്ന യാത്രയൊന്നും ഇല്ല. ആഹ് അത് നല്ല കാര്യവാണ്. ഇമ്മക്ക് മനസ്സിന് സന്തോഷോള്ള കാര്യം നമ്മള് ചെയ്യും ചെയ്യാൻ വേണ്ടീട്ടാണല്ലോ യാത്രയൊക്കെ ചെയ്യുന്നേ. പിന്നെ നിങ്ങള് ഏ വേറെ യാത്ര വല്ലതും വേറെ യാത്രാന്ന് പറഞ്ഞാല് എനിക്ക് യാത്ര ചെയ്താല് ഞമ്മടെ കാറിലൊക്കെ പോകുകാണെങ്കിലെനിക്ക് ശർദി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടെനിക്ക് ലോങ്ങ് പോകാൻ വളരെ പ്രയാസാണ്. പിന്നെ എൻക്ക് ബൈക്കിലൊക്കെ പോകുകാണെങ്കില് വളരെ ഇഷ്ടാണ്. അങ്ങനൊക്കെ പോകാനൊക്കെ താല്പര്യോണ്ട്. പക്ഷെയത് കൂടുതലൊന്നും പോകൂല്ല, അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ ബന്ധുവീട്കളില് അങ്ങനത്തെ ആഹ് അതായത് യാത്ര ചെയ്യുമ്പോ കൂടുതല് കാറ്റ് ത ഏ തട്ടിക്കൊണ്ടുള്ള യാത്രയാണെങ്കില് വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല. അല്ലെങ്കില് അടച്ചിട്ട യാത്രയാകുമ്പ ഇമ്മക്കെന്താണ് ശർദി പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതാകുംല്ലേ താത്ത പറഞ്ഞത്.

ആഹ് അതുപോലെ ഇനി ഏ വേറെന്തൊക്കെയാ പറയാന്ള്ളത്? വേറെന്തൊക്കെയാന്ന് പറഞ്ഞാല് മോളെ അനക്ക് എവടെ പോകാനാ ഇഷ്ടം? ആഹ് ഞാനിതുപോലെ ഏ ധാരാളം യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ഞാന് എന്റെ ഏ വിദ് കലാലയ കാ ഏ കാലഘട്ടത്തിലെ എന്റെ വിദ്യാ വിദ്യാലയ കാലഘട്ടത്തില് ഞാന് ഏ മലപ്പുറംകാരിയായ ഞാന് പാലക്കാട് ജില്ലയിലാണ് പഠിച്ചിട്ട്ള്ളത്. ആ അവടെയുള്ള വിദ്യാലയത്തോട്ട് ഞാൻ ഏ പോകുന്നത് ദിവസേന ബസ്സിലായിരുന്നു. ആ യാത്ര എനിക്ക് വളരെ ഉന്മേഷവും സന്തോഷവും നൽകുന്നതായിരുന്നു. ഞാൻ പഠിച്ചത് കരുവാരക്കുണ്ടാണ്. അന്നൊന്നും അത്ര സ്കൂൾന്നൊന്നും യാത്ര പോകലങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ വീടും അടുത്താണ്, അപ്പ അവടേക്കും കൂടുതൽ യാത്രയൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ സ്ഥലങ്ങളിലൊള്ളു യാത്രപോയിട്ട്. പിന്നെ ടൂറിസ്റ്റ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും സന്ദർശിച്ചിട്ടില്ല. ആഹ് ആഹ് നിങ്ങള് ഈയിടെയായിട്ടൊരു മൂന്നാർ യാത്ര പോയീന്ന് ഞാൻ കേട്ടായിരുന്നു. അയിനെക്കുറിച്ചെന്താ പറയാന്ള്ളത്? അവടത്തെ കാലാവസ്ഥയെന്താന്ന് ആഹ് മ് മൂന്നാറ് യാത്ര പോയി. ആഹ് അത് അത് ശെരിയാണ്. മൂന്നാർ യാത്ര കുടുംബസമേതം ഞങ്ങള് കൊറച്ചാളുകൾ കൂടിയൊരു ബസ്സൊക്കെ ഉം പിന്നെ യാത്ര ചെയ്യാണുണ്ടായത്, ബസ്സില്

കാലാവസ്ഥയെങ്ങനെയുണ്ടായിരുന്നു? ആഹാ. അപ്പോ അതിന്റെ പരിസരങ്ങളും അങ്ങനവടെ ഞങ്ങള് രണ്ട് ദിവസം അങ്ങനൊരു യാത്ര പോയിട്ടുണ്ട്. ലോങ്ങ് പറയാണെങ്കില് പിന്നെയാ വിമാനയാത്ര കഴിഞ്ഞിട്ട് പിന്നെ ലോങ്ങ് പോയ യാത്ര അത് തന്നേണ്.

ഉം പിന്നെ കോയിക്കോട് അങ്ങനൊക്കെ ബീച്ച്കള് അങ്ങനൊക്കൊള്ളു സന്ദർശിച്ചിട്ട്. വേറെവടേം പോയിട്ടില്ല അധികോന്നും. അഹ് ഓക്കെ ഏതായാലും വളരെ സന്തോഷം യാത്രയെ ഒരുപാടിഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. ഇനിയും നിങ്ങളാഗ്രഹിക്കുന്ന ആ പുണ്യസ്ഥലത്തോട്ട് പോകാൻ കഴിയട്ടെ, ഓക്കെ നന്ദി.